ലോക്ഡൗണ് കഴിഞ്ഞിട്ടിങ്ങനെ തട്ടിമുട്ടി പോകുവാണ് വല്ല്യ മെച്ച മെച്ചപ്പാടൊന്നും ഇല്ല

ഞാനും ബുദ്ധിമുട്ടിലാണ് ഞാന് ഒരു ഇങ്ങനെ

അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ജീവിച്ചുപോകാൻ എന്തെങ്കിലും ഏർപ്പാടിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് ഉദ്ദേശിക്കണ് ഓ ബിസിനസും തുടങ്ങാനുള്ള ലക്ഷ്യമാണ്.

നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ജോലി നമ്മക്ക് തൊഴിലൊന്നുമില്ലല്ലോ?

ഇപ്പോ ഒരു തൊഴിലും ഇല്ലാതെ ഇരിക്കുന്ന കുറെ ഒരുപാട് ആളുകൾ വീടിലിരിക്കണ്‌ തൊഴിലുകൾ ഒന്നുമില്ലാതെ നമ്മുടെ ഈ കേരളത്തിൻ്റെ അവസ്ഥ പൊതുവേ അങ്ങനെയാണല്ലോ? ഓ ഒപ്പം കച്ചവടവാകുമ്പോ കുറച്ച് പങ്കാളികളിനെ ഒപ്പം വേണംന്നുണ്ട് അപ്പോ സാറ് ഞമ്മക്കൊരു വല്ല്യ ഒരു ബിസിനസ്സന്നെ നമ്മുടെ ഫീൽഡ് വെച്ചിട്ട്

ഏഹ് നീ എൻ്റടുത്ത് ഈ കാര്യം കുറച്ചു മുൻപേ പറഞ്ഞായിരുന്നുല്ലേ അപ്പോ എനിക്കത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല നീയൊന്ന് പറയ് ആ കാര്യം ഒന്ന് പാടൊന്ന് വിശദീകരിച്ചു പറ ഞാന് അതൊന്നാലോചിക്കട്ടെ എങ്ങനെയാണ് അതിലിനി നമ്മുടെ മുന്നിൽ മൂന്ന് അവസരം മൂന്ന് സാധ്യതകളാണുള്ളത് ഒന്നാമത് നമക്ക് ഒരു

ഭക്ഷണശാല തുടങ്ങണം അല്ലെങ്കിൽ നമുക്കൊരു

ഓഫീസ് അതായത് പ്രിൻറിംഗ്‌ ടൈ പ്പിംഗ് അങ്ങനത്തെ ഒരു ഓഫീസ് തുടങ്ങണം

ഞാന് നീയ്യതന്ന് പറഞ്ഞ സമയത്ത് ഞാനിതൊന്ന് മൂന്നും ഇരുത്തി ചിന്തിച്ചു. ഏ അപ്പൊ ഇതിൽ എനിക്കേറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നിയത് എന്താന്നറിയോ? അൻ്റെ ആ ഒരു ഇതില്ലേ ഏഹ് ഫു ഏഹ് ഭക്ഷണശാല ഒരു പറഞ്ഞില്ലേ അത് ഒരു ഒരു ചലിക്കുന്ന ഭക്ഷണശാല അത് ഒരു ഒരു ഭ വണ്ടിയില് നമ്മള് അതിനെ ഇങ്ങനെ പ അതിനെപ്പറ്റിയിട്ട് അതിനെ മു ഏഹ് രൂപപ്പെടുത്തിയെടുത്തിട്ട് സാർ ഭക്ഷണശാലകൾക്കൊക്കെ ചാ അവസരം കുറഞ്ഞു വരുന്ന പോലെ ഒരു അതായത് എല്ലാവരും ലോക്ക് ഡൗൺ കഴിഞ്ഞപ്പോ ഒന്നുമില്ലാത്തതുകൊണ്ട് ഭക്ഷണശാലകള് തന്നെ നടത്താൻ വേണ്ടി മുന്നോട്ട് വരുവാണ് നമ്മള് തുടങ്ങുമ്പോ

ഞമ്മളിവിടെ പരിചയം ഞമ്മള് കുറേ പുറത്തൊക്കെ പോയി പഠിച്ചു കൊണ്ട് ഞമുക്ക് ഞമ്മളിവിടെ പരിചയമില്ലാത്ത ആൾക്കാരല്ലേ അപ്പം നമ്മള് തുടങ്ങുമ്പോൾ അത് വിജയിക്കുമോ എന്നൊരു ഇത് അപ്പൊ ഞാനൊന്നുകൂടി നന്നായി എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഓഫീസ് രൂപത്തിൽ ഞമുക്ക് പ്രിൻറിംഗും ടൈപ്പിംഗും അങ്ങനെയുള്ള ഒരു ഫാൻസി ഒക്കെ ഞമുക്ക് തുടങ്ങലായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ആ നിൻ്റെ പറഞ്ഞൊരു പദ്ധതിയില് നമുക്ക് ഒരുപാട് പേരെ ഏഹ് വിളിച്ച് എടുക്കേണ്ടിവരും ജോലിക്ക്ടുക്കേണ്ടിവരും ആരും ശമ്പളം കൊടുക്കേണ്ടിവരും അങ്ങനത്തെ ഒരു

മ്മ് മ്മ് നമ്മള് രണ്ടാളും അവിടെ ആദ്യ അതില്

ഇതില് നമ്മള് വിചാരിക്കുന്നത് ഞ ഞ ഞമ്മളെ രണ്ടാളെ തൊഴില് അതാണ്

നമ്മുടെ പുറമേ ഒരു ഒരാള്

നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാവു ആലോചിക്കാം ഞാൻ പറഞ്ഞ പദ്ധതി എന്താവെച്ചാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊ ക്കെ വളരെയധികം ട്രെൻഡ് ആയികൊണ്ടിരിക്കുകയാണ്.

ബാംഗ്ലൂരു ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമുക്കറിയാം

പക്ഷേ നമുക്ക് ഇതിന് ഏറ്റവും കൂടുതല് വേണ്ടത് ഒരു നല്ല പാചകക്കാരനെയല്ലേ

ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുന്ന രൂപത്തിൽ

നമ്മളിലേക്ക് ജനങ്ങളെ നമ്മളിലെ ജനങ്ങളെ ആകർഷിക്കണം ആ രൂപത്തിലുള്ളൊരു ഭക്ഷണശാല ആണെങ്കിൽ ഞാനും ഒക്കെയാണ്

അതീ ചലിക്കുന്ന ഭക്ഷണശാലയിൽ ആക്കുകയും അത് പല സിനിമകളിലും ഇപ്പോ അതിൻ്റെ മോഡല്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ന അതിൻ്റെ നൂതനമായിട്ടുള്ള മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചിട്ടാണെങ്കിൽ നമുക്ക് വിജയകരമാക്കി മാറ്റാവുന്നതേയുള്ളു. അതെ അതെ ഞമ്മക്ക് അത് കേരളത്തിൽ നടപ്പിലാക്കുന്നേനെ പറ്റി ആലോചിക്കണം അല്ലേ? ഞമ്മക്ക് ഞമ്മക്കത് തൊഴിലുമാകും

ആ അതെ നമുക്കൊരു പുതിയൊരു പുതിയൊരു ഏഹ് കച്ചവടരീതി ആളുകൾക്ക് പരിചയപ്പെടുത്താനും സാധിക്കും നമ്മുടേത് ആയിട്ടുള്ള ഒരു വ്യക്തിമുദ്ര ഈ മേഖലയില് നമുക്ക് അപ്പോ ഇനി ഒരുപാട് ആൾക്കാര് വരുമ്പോ ഞ ഞമ്മള് തുടങ്ങിയത്ന്നുള്ള രൂപത്തിലത് അറിയപ്പെടുകയും ചെയ്യും

ആ അതിൻ്റെ ഒരു സംഭാവന നൽകിയതിനുള്ള ഒരു നമ്മള് മാറുകയും ചെയ്യും.

ആ പിന്നെ മറ്റേ ആ ഏഹ് മറ്റൊരു പദ്ധതിയായിട്ട് പറഞ്ഞതെന്തായിരുന്നു?

നല്ല ലാഭമുള്ള ഒന്നാണ് കേട്ടോ ഒരു വീടൊക്കെ വയ്ക്കുമ്പോൾ ഞമ്മക്ക്

താങ്കൾ തന്നെ ഒരു വീട് ഇരിക്കുമ്പോ എത്ര പൈസക്കാണ് അതെല്ലാം എടുക്കുക.

നമ്മൾ വളരെയധികം പൈസ പൊട്ടിച്ചിട്ടാണ് ഇമ്മാതിരി സാധ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് നമ്മളെ വീട്ടിക്ക് ഉം അപ്പോൾ അതിന് നല്ല ഇതുണ്ട്

ഫർണിച്ചറാണോ ഭക്ഷണശാലയാണോ ഓഫീസ് ഇതിൽ ഏതാണ് ഞമ്മക്ക് നല്ലത്? ഞമ്മക്കേ ഈ ഒരു വിഷയത്തില് ഈ വരുന്ന ബുധനാഴ്ച ഞമ്മക്കൊന്ന് മീറ്റ് ചെയ്യാം

സമുച്ചയം അതായത് നമുക്ക് വല്ല്യ ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ട് ഇത് മൂന്നും നടത്തണോതിനെപ്പറ്റി ആലോചിച്ചാലോ? അത് ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കിട്ടാനുള്ളൊരു അവസരം ആകുമിത്.

ആ നമുക്കീയൊരു പദ്ധതിയെക്കുറിച്ചിട്ട് വിശദമായിട്ട് നമ്മുടെ ഇത് ഈയൊരു ഈയൊരു മേഖലയില് കച്ചവട മേഖലയില് ഒരുപാട് വിദഗ്ധന്മാരുണ്ടാവൂലേ ഏ ഇവരുമായിട്ടൊന്ന് ടീ ഏഹ് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്താം.ഓക്കേ ഒക്കെ ഞമ്മക്ക് എന്തായാലും ഇത്രയും ചർച്ചകൾ ആവശ്യമാണ് കാരണം ഞമ്മടെ കയ്യില് തുടങ്ങാനുള്ള മൂലധനം ഇല്ലല്ലോ ഞമ്മക്ക് ഇത്തരം പണക്കാരിൽ നിന്നൊക്കെ അത് വാങ്ങണം.

പിന്നീട് തിരിച്ചു കൊടുത്താലും അല്ലെങ്കിൽ അവരെ പങ്കാളികളാക്കിയാലും മതി

ശരിയാണ് ശരിയാണ് അപ്പം ഏഹ് പറഞ്ഞുവരുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ

എത്രയും പെട്ടെന്ന് കഴിയണതും പരമാവധി നാളെ തന്നെ ആണെങ്കിൽ നാളെ തന്നെ നന്നായിരിക്കും ആരൂപത്തിൽ നമുക്കൊന്ന് ആ നാളെ ഞാൻ ഫ്രീയാണ് ഞാൻ നാളെ ഏഹ് ഫ്രീയാണ് ഞാൻ നാളെ എന്തായാലും കാണാൻ വരാം ഒക്കെ.

ഓക്കേ കാണാം. തീർച്ചയായും തീർച്ചയായും എവിടെ വെച്ച് കാണാൻ പറ്റും?